അആഹ് ഇപ്പൊ ചായയൊക്കെ കുടിച്ചു ഉം എന്തായിരുന്നു ഇന്ന് ചായക്ക് കഴിച്ചത് ഇന്ന് പൂരിയും ഇറച്ചിയും എങ്ങനെയാണ് സാധാരണ നാസ്ത എന്തൊക്കെയാണ് ഉണ്ടാവാറു എപ്പോഴും രാവിലെ നാസ്ത ആയിട്ടു ബീഹാറിൽ ആയതുകൊണ്ട് ബീഹാറിലത്തെ ഒരു ഭക്ഷണ രീതി എന്ന് പറഞ്ഞാൽ നമ്മളെ കേരളത്തിനേക്കാൾ ഒരുപാട് വ്യത്യാസമുണ്ട് . ഇവിടെ നാസ്ത എന്ന് പറയുമ്പം നമ്മളെ നാട്ടിലെ ഉത്സവങ്ങൾക്ക് ഒക്കെ കിട്ടുന്ന കിട്ടുന്ന ഒരു പൊരി ഉണ്ടല്ലോ അതൊക്കെയാണ് ഇവിടുത്തെ ഉപയോഗിക്കുന്നത് നാസ്തക്ക് അതും കടലക്കറിയും

അത് ഓരോ സമയത്തു അനുസരിച്ചല്ലേ . ഇപ്പൊ നമ്മളെ നാട്ടിലത്തെ പൊറോട്ട ബീഫ് എന്ന് പറഞ്ഞാൽ അത് വേറെതന്നെയാണ് അത് നിങ്ങൾക്ക് തന്നെ അറിയാരിക്കും . ഇവിടെ അത് കിട്ടുന്ന ഷോപ്പുകൾ ഉണ്ട് ഒന്ന് രണ്ടു കടകൾ

ഞാൻ ചപ്പാത്തിയും ബീഫും

അതെ അതൊരു കോമ്പിനേഷൻ ആണ് ഉം നല്ലൊരു നല്ല ഒരു ഇത് തന്നെയാണ് അപ്പൊ ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് വല്ല പരിപാടികളും ഉണ്ടോ അപ്പൊ നാട്ടിലൊക്കെ ആണെങ്കിൽ വല്ല പരിപാടികളും

കല്യാണങ്ങളൊക്കെ ഉണ്ടോ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ബിരിയാണി മിക്കവാറും നാളെ ഒരു കല്യാണം ഉണ്ട്

ഇവിടെ നമ്മളെ ഇതിൽ സ്ഥാപനം ആയതുകൊണ്ട് സ്ഥാപനനത്തിന്റേതായ ഭക്ഷണ രീതി ക്രമീകരിച്ചിട്ടുണ്ട് അതിലിപ്പോ ഇറച്ചി നമ്മുടെ നാട്ടിലത്തെ മീനല്ലങ്കിലും അതിൽ പുഴമീനാണ് പുഴമീന് കിട്ടും . പിന്നെ ഇറച്ചി ഒരുദിവസം നിര്ബന്ധമായിട്ടു കിട്ടും അല്ലാത്ത വേറെ വല്ല ആരെങ്കിലുമൊക്കെ വകയായിട്ടു കൊടുക്കുകയാണെങ്കിൽ അതും ഉണ്ടാവും കൂടെ അങ്ങനെയൊക്കെയാണ് നമ്മളെ ഒരു ഭക്ഷണ രീതി എന്ന് പറഞ്ഞാൽ

കടൽ മീൻ ഇപ്പൊ അവിടെ നന്നായി കിട്ടാറില്ലേ ഇവിടെ സുഭിക്ഷമായി ലഭിക്കുന്നുണ്ട് പക്ഷെ ഇപ്പോളത്തെ സമയത്തു ടേസ്റ്റ് ഒക്കെ വളരെ കുറവാണ് എന്താണെന്നറിയില്ല എന്നാലും ടേസ്റ്റ് ഒക്കെ കുറവാണെങ്കിലും നമ്മക്ക് അതൊക്കെ കഴിക്കുക എന്ന് പറയുന്നത് എന്താ ഒരു ഭയങ്കര ഒരു ആർത്തി എന്നൊക്കെ പറയാ . തീരെ കിട്ടാത്ത ഒരവസ്‌ഥ നിങ്ങൾ രാത്രി എപ്പോഴാണ് ഭക്ഷണമൊക്കെ കഴിക്കുന്നത് . നമ്മൾ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത് രാത്രി ഭക്ഷണ രീതികളാണല്ലോ

ഒരു എട്ടു എട്ടേകാൽ ആവുമ്പോഴേക്കാണ് കഴിക്കാറ് പക്ഷെ അതിലും നേരെത്തെ കഴിക്കണം എന്നാണല്ലോ ഒരു ഏഴു മണി ആവുമ്പോഴേക്കും ഭക്ഷണം കഴിക്കണം എന്നാണല്ലോ ഡോക്ടർമാർ സാധാരണ പറയുന്നത്

അതൊരു പല രോഗങ്ങൾക്കും അതൊരു പ്രതിവിധി കൂടിയാണെന്ന് പറയാറുണ്ട് സാധാരണ എത്ര സമയാണ് ഉറക്കത്തിന്റെ ഇടയിലും ഭക്ഷണത്തിന്റെ ഇടയിലും നിങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളത്

അത് ഭക്ഷണം ഓക്കേ ഓക്കേ ഭക്ഷണം കഴിച്ചിട്ട് അതാണല്ലേ ചോദിച്ചത് ഭക്ഷണം കഴിച്ചിട്ട് ഒരുമണിക്കൂർ ഏകദേശം ഒന്നര മണിക്കൂർ ഉണ്ടാവും . അത് കഴിഞ്ഞിട്ടേ ഉറങ്ങാറുള്ളൂ

പക്ഷെ രണ്ടു മണിക്കൂർ ഒരു രണ്ടമണിക്കൂർ ഒക്കെ വേണമെന്നാണ് ഒരു തോന്നൽ എന്തായാലും എന്നാൽ ശരി